ഞാന് പുതിയെ പുസ്തകയിരുന്ന് വായിക്കയാരുന്നു. ആണല്ലെആ ഞാനിവിടൊരു ഏഹ് പത്രവിരുന്ന് വായിക്കയാരുന്നു. അപ്പഞാന് അതില് ഉള്ളൊരു വാർത്തകണ്ടിട്ട്ഇപ്പാകെഞെട്ടിയിരിക്കയാണ്.

ആകുട്ടീ ഏഹ് ആത്മഹത്യക്ക്ശ്രമിച്ചൂന്നൊക്കെയായിതിൽകാണുന്നത്. ഇപ്പഞാനിങ്ങനെആലോയിക്കയാരുന്നുഇതിപ്പോ ഇഈയൊരുവാർത്തമാത്രല്ലാ നമ്മള്കുറേപത്രംതുറക്കുമ്പംമൊത്തം ആത്മഹത്യെന്റെ ഏഹ് വാർത്തകളോകാണുമ്പം അതിലൊട്ടുമിക്ക കുട്ടികളും ഇങ്ങനെചെയ്യുന്നത്

ഇതിൻറെ ഒറ്റപ്പെടല്കരണമുഖ്യയാണ് കണ്ടുവരുന്നത്. അതിപ്പൊ എന്താന്നാവോല് ഇപ്പഈകുട്ടികളിപ്പഅച്ഛനുഅമ്മീം, ചേച്ചീഅനിയനൊക്കെയൊണ്ടായിട്ടും ഈകുട്ടികൾകെന്താന്തോന്നാവോലീ ഒറ്റപെടലൊക്കിപ്പോ

ഇപ്പഒറ്റപെടലാനുഭവെന്ന്പറഞ്ഞാല് വേ നമ്മള്പണ്ടെന്ന്പറഞ്ഞാല് ഇങ്ങനെയൊരൊറ്റപ്പെട്ടഅവസ്ഥയുണ്ടായിരുന്നില്ല. കാരണം നമ്മള്കൂട്ടുകുടുംബത്തിലായിരുല്ലേ എല്ലാവരും. ഇപ്പോന്നുപറഞ്ഞാല് അന്ന് എല്ലാവരുണ്ടാവും. നമ്മളെ അച്ഛൻ, അമ്മ, അച്ഛച്ചൻ, അച്ഛമ്മ, മാമന്മാരേ

അമ്മായിമാരൊക്കെണ്ടാവും അപ്പഎല്ലാവരെയൊക്കെ നമ്മള്പിന്നേ വ് വ സംസാരിക്കയും പിന്നേ എല്ലാകാര്യങ്ങളുംപറയുംചെയ്യുമ്പൊ പിന്നെഒറ്റപ്പെട്ടിരിക്കേണ്ടൊരവസ്ഥ അവിടെവരുന്നില്ല കാരണഎവിടെനോക്കിയാലാൾക്കാരാവും. പക്ഷെഇപ്പൊന്ന്പറണാ ചെറിയൊരണുകുടുംബാണ്. അവിടെആകെ അച്ഛൻ, അമ്മ, അനിയൻ, ഏഹ് ഒര്മോള് അങ്ങനെക്കെയാണ്. അപ്പഇവിടിങ്ങനെഒറ്റപ്പെട്ടിരിക്കാ

കാരണം പണ്ടത്തെ ആഒര് രസംന്ന് പണ്ട്എല്ലാരുംകൂടി കൂടിയിരുന്ന്സംസാരിക്കും അപ്പഅങ്ങനെ എല്ലാരുഅതിലേ എഹ് ഉൾപ്പെടും. പക്ഷെ ഇപ്പഅങ്ങനെയെല്ലാരുംകൂടിയിരുന്ന്സംസാരിക്കാനുള്ള അവസ്ഥവരുന്നില്ല. അപ്പൊഓരോരുത്തര് അവനവ അവനെല്ലാവർക്കും ഓരോറൂമ് അവൻവറെറൂമുപോയിരിക്കാ, വായിക്കാ അപ്പഅവിടങ്ങനെഓരോന്ന്ചിന്തിച്ചിരിക്കാനെന്തിലൊക്കിഷ്ടംപോലെസമയംകിട്ടും. പണ്ടങ്ങനെയല്ലാ

പണ്ട് കുറച്ച്സ്ഥലങ്ങളാണ് ഒരു ഇന്നസ്ഥലത്തിനെല്ലാരുംകൂടിയൊരുമിച്ച്കിടക്കും, ഒരുമിച്ചിരുന്ന്പഠിക്കും ഒരുമണ്ണെണ്ണവെളിച്ചത്തിലെല്ലാരുംകൂടിയിരുന്ന്പഠിക്കുന്നകാലായിരുന്നു. അപ്പആ അന്നത്തെസമയത്ത് ഈആൽമഹത്യന്നും വളരേ ചുരുക്കംമാത്രേഉണ്ടായിരുന്നുള്ളു. കുട്ടികള് ആൽമഹത്യചെയ്യുന്നൊരവസ്ഥ അന്നത്തെകാലത്തുണ്ടായിരുന്നില്ല. ഇന്നിപ്പംഇതാണ്സ്ഥിതി കാരണം

വര് വീട് അതിലൊരുറൂമ് കുട്ടിക്ക്. ഒരുറൂമ് അനിയന്, ഒരുറൂമ് അച്ചനുഅമ്മക്കും അങ്ങനൊത്തരവസ്ഥയാണിപ്പം അപ്പഅതില് സുഭീഷ്ടംപോലെയിരുന്നയവർക്ക്

ഇങ്ങനെയോരോന്നാലോചിച്ച്ചിന്തിച്ചിങ്ങനെ കാടുകയറാനുള്ളൊരവസണ്ടാവും. അങ്ങനെയെക്കെയാണെക്ക് എനിക്ക്തോന്നീട്ട്ള്ളത്.

ആ അതെയതെ ശരിയാണ്. അതായതിപ്പോ ഒരു കൂട്ടുകൂടുംബക്കെയാകുമ്പോ ഇപ്പൊയെന്തെങ്കിലും ആഹ് കുട്ടികൾക്ക് തുറന്നുപറയണംന്നുണ്ടെങ്കിൽകന്നെ ഇപ്പഅച്ഛനോടുംഅമ്മയോടുംപറയാൻബുദ്ധിമുട്ടുടെങ്കില്

ഏഹ് അവർക്കച്ചനുഅമ്മാഎന്നുള്ളമാത്രഒരു ഒരുകാ ഒരുതിലൂ അവസ്ഥയിലേക്ക്ചുരുങ്ങിപോയെന്നായെക്ക്തോന്നണത്.

ആ അതാണ്അതിലുള്ളകാരണംന്നാണ് എനിക്ക്തോന്നുണ്ട്. കാരണംഇപ്പോ ഒരുചെറിയോര്കുടുംബം അപ്പഅതിലെല്ലാവർക്കും എല്ലാം പിന്നേ സംസാരിക്കും ഒരുമിച്ചിരുന്ന്സംസാരിക്ക്യയൊക്കെവളരെചുരുക്കെയൊള്ളു. കാരണവച്ചാല് ഒരേഇരുന്നിട്ട്ടെലിവിഷൻകാണും ചിലവര്ഇരുന്നിട്ട് ചെയ് ഏം മേം മൊബൈലിലെന്തെങ്കിലുംനോക്കും ചിലവര്പേപ്പറുവായിക്കും അപ്പഈകുട്ടികളിങ്ങനെ ഒരൊറ്റപ്പെട്ടഅവസ്ഥയുണ്ടാവുന്നത്.

ആതേയതെ. പിന്നേ അതുപോലെ ഏഹ്ഇപ്പോചേച്ചിപറയുന്നതിപ്പൊ ഒര്എഹ് വീട്ടമ്മയാണല്ലൊ ആപ്പകുട്ടികൾടൊപ്പംയിക്ക്തോന്നണൂ സാധാരണള്ള

അച്ഛനമ്മമാരേക്കാളും കുറച്ചുംകൂടികൂടുതൽ കുട്ടികൾടൊപ്പം സമയംചെലവഴിക്കാൻപറ്റീട്ടുണ്ടായിരിക്കുവല്ലെ? ആഹ് അതെയതെ. വീട്ടിലെന്നാവുണ്ടെന്റെകുട്ടികൾടെകൂടെ കൂടുതൽസമയെനിക്ക് ചെലവഴിക്കാനുള്ളൊര് അവസരംകിട്ടീട്ടുണ്ട്.അപ്പോ അതിൻ്റെഫലായിട്ട്

ഏഹ് മനസ്സിലാക്കാഞ്ഞതിനെല്ലാംയെനിക്ക് കാര്യപ്രെക്ഷെഎന്നാലും ഞാൻമുഖേൺഒരുനല്ലഒരൂ ഏഹ് വ്യക്തതായെന്ന് പറയാൻപറ്റില്ലാ. കാരണം

ഏഹ് നല്ലരീതിയിലെല്ലാക്കു സംസാരിക്കാനുള്ളൊരു ചിലഅവസരഅവരിക്ക് കൊടുക് കൊടുക്കണം. ഏ എന്നാലേഅവരുടെമനസ്സിലുള്ളതെല്ലാംനമുക്ക് മനസ്സിലാ നമ്മളോട്പറയാനവർക്ക്കഴിയുള്ളു. അല്ലാത്ത കുറച്ച്തേ കൂടുതൽ ഇതായിട്ട്നിന്നുട്ടുണ്ടെങ്കി അവർക്ക്നമ്മളോട്പറയാനൊരുപേടിയാകും.

അതേയതെ. അതായതിപ്പോ ഏഹ് നമ്മളിപ്പൊ ഒരുവീട്ടമ്മയാണ്. ഈയൊക് ഇരുപത്തിനാല്മണിക്കൂറും മക്കൾടൊപ്പംചിലവഴിക്കാൻപറ്റിയെന്നുണ്ടെങ്കിലുംനല്ലൊരുരക്ഷാകർത്താവായി എങ്ങൊള്ളന്നില്ല.

അതേപോലെ ഏഹ്ഇഹ്ഏ നമ്മളവരുടൊപ്പം ഏഹ്ഇങ്ങനെയാണ് ചെലവഴിക്കുന്നതിനനുസരിച്ചൊ അവരിക്ക് എഎല്ലാകാര്യങ്ങളോടും നമ് എല്ലാകാര്യങ്ങളുംനമ്മളോട്തൊറന്ന്പറയാനുള്ളൊരവസരം

ഒരുമുഖവേളയില്ലാതെപറയാനുള്ളൊരു അതേയതേനമ്മെ എന്തുവന്നാലുഅച്ഛനുഅമ്മയുംഒപ്പഒണ്ടെന്നുള്ളൊരുവിശ്വാസംഅവർക്കുവരുത്തണല്ലേ??

വരുത്തണം. അതെ. അതാണ് എന്റഭിപ്രായം. അവര്. ഉം.അങ്ങനെയങ്ങ് കുറച്.